പത്തു minute കഴിഞ്ഞ് വീണ്ടും ഇളക്കിയെടുക്കണം ഉപ്പ് നോക്കി ബാക്കി വാരുന്ന masala പൊടി കൂടി ചേർക്കണം തുടർന്ന് അണ്ടിപ്പരിപ്പും ബദാമും അരച്ചത് ചേർക്കുക ഇനി ഇറച്ചി ഇളക്കേണ്ടതില്ല അതിനു മുകളിൽ വറുത്തു പൊടിച്ച തേങ്ങയും വെള്ള cuscus ഉം വിതറിയ ശേഷം തീ കുറക്കുക ഇതേ സമയം വേറൊരു അടുപ്പിൽ അഞ്ച്‌ litre വെള്ളത്തി പൊടിക്കാത്ത കാൽ ഭാഗം masala യും കുരുമുളകും ഉപ്പും ചേർത്ത് തിളപ്പിക്കുക ശേഷം അരി ഇട്ട് നന്നായി ഇളക്കുക അരി പകുതിയിലേറെ വേവാകുമ്പോൾ കോരി എടുക്കുക അതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് ഇറച്ചിയുടെ മുകളിൽ ഒരു അടിയായി നിരത്തുക തുടർന്ന് അരക്കാൻ cup

kismis സവാള എന്നിവ കുറച്ച് നിരത്തുക കൊത്തി അരിഞ്ഞു വച്ച pineapple ഉം വിതറണം ഒരട്ടി ചോറ് വീണ്ടും നിരത്തുക മുമ്പത്തേതു പോലെ അണ്ടിപ്പരിപ്പ് kismis അരിഞ്ഞുവെച്ച pineapple എന്നിവ അരിഞ്ഞത് വീണ്ടും നിരത്തുക ഇതിനുമീതെ ചോറിട്ട് മഞ്ഞ color തളിക്കുക ഇതിനു മീതെ ബാക്കി വരുന്ന നെയ്യും വനസ്പതിയും ഒഴിച്ച് rose essence ഉം rose water ഉം തളിക്കുക പിന്നീട് പാത്രം ഭദ്രമായി മൂടി അതിന്റെ വക്കിനുചുറ്റും മൈദ കുഴച്ചുവെച്ച് നല്ലതു പോലെ seal ചെയ്യുക ഇതിന്റെ മുകളിൽ ഭാരം വെച്ച് കുറച്ച് തീക്കനലിടുക ഇതുപോലെ അടിയിലും തീക്കനൽ ഉണ്ടായിരിക്കണം ഒന്നര രണ്ടു മണിക്കൂറിന് ശേഷം seal പൊട്ടിച്ചു വിളമ്പാം ഇറച്ചിയിൽ ചോറും ഇടകലർത്തിയാണ് വിളമ്പേണ്ടത് എല്ലാവരും try ചെയ്ത് നോക്കണം നന്ദി നമസ്കാരം hello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

ഇവിടേം സുഖായിരിക്കണു. പിന്നെ എന്തൊക്കെയിപ്പം? പരിപാടിയെന്താ? പരിപാടിയെന്ത് degree എക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നു.

ഞാന് നെരുവമ്പ്രം IHRD

ആഹ് ഇപ്പൊ. ആ corona സമയത്ത് കയിഞ്ഞു.

അപ്പ ആ ഒരു corona സമയത്തൊക്കെ എങ്ങനെയാരുന്നൊരു condition നൊക്കെ? ആ ഇത്രേം അവസ്ഥയാര്ന്നില്ലേ corona ന്നാച്ചാല് നമക്ക് അത്രേം ബുദ്ധിമുട്ടുള്ള സമയത്ത്, ങ്ങടെ class ഒക്കെ എങ്ങനേര്ന്നു? നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് ഫോ~ online ഇതുവരെ അങ്ങനെ മ്മള് ചെയ്തിട്ടില്ലല്ലോ. ഭയങ്കര മടുപ്പായിരുന്നു. മ്മള് പോയിട്ട് കണ്ട് ചെയ്യുന്നപോലെയല്ലല്ലാ, ഇപ്പ എല്ലാം online ല് കൂടെ video call അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ശരീല്ല. okay അതെല്ലേ. അപ്പ ഈ corona വര~ ആഹ് അഞ്ജുന് corona വന്നിട്ട്ണ്ടാ? ആ സമയത്ത് ഇതിന് symptoms ഇൺ~ check ചെയ്തിട്ട്ണ്ടായില്ല. പക്ഷെ symptoms ഇണ്ടായിരുന്നോന്ന് അറിയില്ല

ആഹ് ആശൂത്രീലൊന്നും അധികം പോവാത്തൊരവസ്ഥേല് മ്മക്ക് വീട്ടീന്നന്നെ അല്ലേ നല്ല നല്ല ഭക്ഷണോം

ആഹ് ഭക്ഷണോക്കെ, വ~ നമ്മള് അല്ലെങ്കി രാവിലന്നെ ദോശ, ഇഡ്ഡലി അങ്ങനേല്ലാം കയിക്കണ്ണ്ടാരുന്നില്ലേ. ഇതുപ്പ രാവിലെ നല്ല പുഴുങ്ങിയ മുട്ട, പുഴുങ്ങിയ പഴം അങ്ങനത്തെ നല്ലതല്ലേ കയിച്ചിട്ട്ണ്ടാരുന്നെ. അതുകൊണ്ടന്നെ ഭയങ്കര എന്താ പറയ, ആരോഗ്യപരമായിട്ട് നല്ല രീതീല് എന്നാ ആ ഒരു സമയത്ത് നല്ല കൃത്യമായിട്ട്ള്ള ഭക്ഷണരീതിയാര്ന്നു. അതെയതെ. നമക്കും അങ്ങനെത്തന്നെ. രാവിലെ ആഹ് എപ്പഴും ഇപ്പ അഞ്ജു പറഞ്ഞപോലെ ഇഡ്ഡലീം സാമ്പാറുമൊക്കെ ഒഴിഞ്ഞ് മാറ്റി പുഴുങ്ങിയ പഴം, മു~

ഒരുപാട് ന്താ പറയാ, പഴങ്ങളും പച്ചക്കറികളും എല്ലാ സമയത്തും ഒരുപാട് മ്മള് quarantine ല് ആര്ന്നല്ലോ? അപ്പ ഒരുപാട് പച്ചക്കറികളൊക്കെ പച്ചക്കറികളും പഴങ്ങളും ഒരുപാട്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

അതിനെയൊന്ന് നമ്മക്കൊന്ന് ന്താ പറയാ, മാറ്റാന്‍ വേണ്ടീട്ട് മ്മടെ ആരോഗ്യം നശിക്കാണ്ടിരിക്കാന്‍ വേണ്ടീട്ട് ഒരപാട് fruits ആയാലും ഇതൊക്കെ ഒരുപാട്, പച്ചക്കറികളൊക്കെ ഒരുപാട് കഴിച്ചിട്ട്ണ്ട് ആ സമയത്ത്. വെള്ളോക്കെ ഒരുപാട് ഇപ്പഴും ആ ശീലോയിങ്ങനെ തുടർന്നോണ്ട് പോവ്ന്ന്ണ്ട്.

ആ ഡി വെള്ളം അത്യാവശ്യല്ലല്ലൊ നമ്മൾ, ഇപ്പ പലപ്പോഴും എല്ലാരും മടിക്ക്~ ഇപ്പ കോ~ ഏർ കുട്ടികളെത്തന്നെ ഭയങ്കര മടിയല്ലേ വെള്ളം കുടിക്കാനെല്ലാം. പക്ഷെ ആ ഒരു സമയത്ത് എല്ലാരും നല്ല കൃത്യായി കൃത്യായിട്ടിതുപോലെ എന്താ പറയാ, ചിട്ടയായിട്ടുള്ളൊരു ക്രമായിര്ന്നു, ആരോഗ്യത്തില്.

അതൊരു ശീലായിട്ട് മാറി ശെരിക്കും പറഞ്ഞാ. അല്ലേ വെള്ളം കുടിക്കാ, നല്ല ഭക്ഷണം കഴിക്കാ, ഇപ്പ രാവിലെയൊരു കൃത്യനിഷ്ഠ പാലിച്ചപോലെയാര്ന്ന്, അല്ലേ മോളെ? ആ ഒരവസ്ഥേല്. പിന്നെ ഭക്ഷണക്രമയില്ലാണ്ട് ശെരിക്കും പറഞ്ഞാ, ഇപ്പ അഞ്ജിതേടെ class ഒക്കെ online ആകുമ്പ ബയങ്കര മടുപ്പും ഒരു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

മാനസികമായിട്ട് ഒരുപാട് കുട്ടികളൊക്കെ ഒരുപാട് മാറ്റം. അവര്ക്ക് കളിക്കാന്‍ പറ്റുന്നില്ല പുറത്ത് പോയിട്ട്, full time ഒരു TV ടെ മുന്നിലിരിക്കാം, അല്ലേ, അങ്ങനൊരു അവസ്ഥ ഒന്നാലോചിച്ച് നോക്കിക്കേ ശെരിയാ നമ്മടെ നാട്ടില് തന്നെ പുറത്തെറങ്ങാനും ഒന്നും ആവന്നില്ലാല്ലാ. തൊട്ടടുത്ത വീട്ടിലേക്ക് പോലും പോകാനാവുന്നില്ല.

ഒന്നുമില്ലാത്ത നല്ലോണം തളര്‍ന്നു പോയിട്ട്ണ്ടായിന്, കുട്ടികളൊക്കെ. അതാ ഞാനൊരുപാട് എന്‍റെ ഒരുപാട് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട്ണ്ട്, ന്താ പറയാ, അത്രത്തോളം അവര്‍ക്ക് അത്

ആരോഗ്യ പ്രശ്നം, corona വരാത്തവര്‍ക്കന്നെ ആരോഗ്യപ്രശ്നമല്ലാണ്ട് തന്നെ അവര്ക്കെന്താ പറയാ, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടേച്ച് ആ ഒരവസ്ഥേലൂടെ കടന്നു പോയിട്ടന്നെ doctors നെ കാണിച്ച ആ ഒരു അവസ്ഥ എനക്കറിയാം ഒരുപാട് രണ്ടുമൂന്ന് കൂട്ടുകാരെന്നോട് ആ ഒരു അവരുടെ ആ ഒരു ന്താ പറയാ, അവസ്ഥ എന്നോട് പറഞ്ഞിട്ടുണ്ടേര്ന്ന് ആ സമയത്തൊക്കെ. ന്നിപ്പ അഞ്ജൂനൊക്കെ അങ്ങനെ ഇണ്ടായിട്ട്ണ്ടാവോ? പഠനത്തിനോടൊപ്പം ഒരു വല്ലാത്തൊരു അവസ്ഥേല് പിടിപെടുന്നൊക്കെ ഇണ്ടായിട്ടുണ്ടാവോ? ആഹ് ഒന്നാമത് നമ്മളെ ചെങ്ങായിമാരാരേം കാണാനൊന്നും പറ്റുന്നില്ല. full എന്താ പറയാ, വീട്ടില് ആ ഒരു മുറീലടച്ചിട്ട പോലെ class വൈകുന്നേരം ഇവടെ എന്തായാലും രാത്~ ചിലപ്പൊ രാത്രീല് class വയ്ക്കൂവല്ലോ. അപ്പ ഭയങ്കര പ്രശ്നായിരുന്നു. ഒന്നും ചെയ്യാന്‍ പറ്റുന്നില്ല, അപ്പറോമിപ്പറോം പൂവാന്‍ പറ്റുന്നില്ല, ആഹ് നല്ല എന്നാ പറയാ, അങ്ങനെ ഒരു നല്ല മാനസിക പ്രശ്നോക്കെ ഇണ്ടായേനു. അത് ഞാന്‍ വിചാരിച്ചു ഇപ്പ അഞ്ജൂ ഇപ്പ പറഞ്ഞ corona സമയത്താര്ന്ന് class online class ആര്ന്നപ്പൊ ആ ഒരു എന്നെ പഠിക്കാന്‍ പറ്റിയത് ഞായിപ്പോ ഒരുപാടിങ്ങനെ ചിന്തിച്ചു, അഞ്ജൂനിപ്പ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പ അഞ്ജൂടിങ്ങനെ അതാ ഞാന്‍ ചിന്തിച്ചോണ്ടിരിക്കണത്. അത്രത്തോളം ഇതാ പഠനത്തിനന്നെ പറ്റ്~ ഒരുപാട് മാറ്റം വന്നിട്ട്ണ്ടാവില്ലേ ഒരു നേരിട്ട് പോയി class വക്കുന്നതിലാണ്ടെ ആ മാനസികമായ മാറ്റം അല്ലെങ്കി ആ ഒരു മാനസികമായ ഒരസ്വസ്ഥത ഇണ്ടാവുന്നതോടെന്നെ മ്മക്ക് വീട്ടീരുന്ന് എത്രത്തോളം പഠിക്കാം പറ്റും, മ്മടെ പഠനത്തിനെ ബാധിക്കും, ആരോഗ്യം പിന്നെ ആ അഹ് ഒരു മോശം അവസ്ഥേല് കൂടിയാ പോയിട്ട്ണ്ടാവ്ക. അത്രേം നേരത്തും സമാജനപക്ഷത്തായിട്ട്, ല്ലേ? പോയ് അതെ, ആഹ് corona കയിഞ്ഞ് എന്താ പറയാ, ആഹ് vaccination എടുത്തയിപ്പിന്നെ കുറേയാള് പറഞ്ഞിട്ട്ണ്ടായീന്. ഇതുവരെ ഇണ്ടായീനേക്കാളും നല്ല ക്ഷീണോം പിന്നെ തളര്‍ച്ചേല്ലാം ഇണ്ടായീന്, ഇതുവരെയില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഞ്ഞ് വരാന്‍ തുടങ്ങീന്നാണ് പറയ്ന്ന്ണ്ടായീന്. അതെ, എനക്കക്ക കൊറോ~ എനക്ക് corona വന്നിട്ട്ണ്ടായീന്ന്ട്ടാ. എനക്ക് corona വന്ന സമയത്ത് അയിന്‍റെ വല്ല vaccine നും എന്‍റെ vaccine നെടുത്ത ശേഷാണ് corona വന്നിട്ട്ണ്ടായത്. അപ്പം corona വന്ന സമയത്തൊക്കെ തല മുതല് കാലിന്‍റട്ടി വരെ ഭയങ്കര വേദനേക്ക് ഒരു സഹിക്കാന്‍ പറ്റാത്ത വേദന, ഒരു സമയത്തൊക്കെ നല്ല വേദനേരുന്നു. ആ സമയത്ത് നമ്മള് രാത്രിയൊക്കെ എല്ലാ ദിവസോം ആശാ വര്‍ക്കര്‍മാര് വരും, നമ്മടെ ആരോഗ്യം എത്രത്തോളം നല്ല രീതിയിലാണ് പോവുന്നത്, നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, മാനസികമായിട്ട് അപ്പ നമ്മള് ഒറ്റയ്ക്കല്ലേ, ഒരു room ഇതന്നെ ഒറ്റയ്ക്ക് ഇരിക്കുവല്ലേ ചെയ്യുന്നെ. അപ്പ ആ സമയത്തൊക്കെ അവര് വിളിക്കും. അപ്പം താഴെത്തന്നെ അച്ഛനമ്മക്കായാലും അവര് വിളിക്കും, അവര് സംസാരിക്കും, നല്ല രീതീല് സംസാരിക്കും. നമ്മളെ നമ്മളെങ്ങനെ നമ്മള് മാനസികം നമ്മക്ക് നല്ല രീതീല് ഭക്ഷണം തരുവാന്നത് മാത്രല്ല ആ സമയത്ത്, അല്ലേ, നമ്മള് fruits ലെത്ര കിട്ടിയാലും അല്ലേല് പച്ചക്കറി കിട്ടിയാലും നമുക്കെത്രത്തോളം

എന്‍റെയൊക്കെയൊരു മാനസികം തെറ്റിപ്പോകാനും അവസ്ഥേലൊന്ന് മാറ്റിത്തന്നിന് whatsapp സുഹൃത്തുക്കളായാലും ശരി, അച്ഛനമ്മ, ഒരുപാട് ആള്‍ക്കാര് അങ്ങനെ ആശാ worker മാര്, പിന്നെ നമ്മടെ ഈ പ്രാഥമിക ആശൂത്രിയിണ്ടാവില്ലേ,

വീട്ടിലില്ല, നമ്മളെ ഭാഗത്ത് നമ്മളെ ചുറ്റുവട്ടം കൊറേ ആക്ക്ണ്ടായേന്. പക്ഷേ, നമ്മടടുത്ത് അങ്ങനെ അത് ചെറിയ ചെറിയന്താ പറയാ, ഈ ജലദോഷം, പനി, അങ്ങനത്തേനേ ഇണ്ടായീന്. പക്ഷേ corona എല്ലായ്ക്കും ഇതുവരെ കടന്നിട്ട്ണ്ടായില്ല.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 ഇപ്പഴും ഇപ്പഴാണൊന്നൊരു ഓ~ ന്താ പറയാ, ഒന്ന് ശരീര അവസ്ഥേക്കെ നല്ല രീതീലൊക്കെ ഒന്ന് വരാനൊരു പക്ഷെ ആ corona യ്ക്ക് ശേഷം നല്ല രീതീല് ഒരു ചെറിയൊരു , അല്ലെ ചെറിയൊരു പൊടി അടിച്ചാല്‍ ജലദോഷം വരുവ. പനി വരുവ, ഇപ്പത്തെ ആ ഒരുവസ്ഥേലാക്കാണ് ഇപ്പ ഞാനായാലും ശരി, ഇപ്പ corona യ്ക്ക് ശേഷം corona അവസ്ഥേക്കു ശേഷം എല്ലാരിക്കും അങ്ങനേ വരുന്നത്. ഇപ്പ നല്ല രീതീല് നമ്മള് ഭക്ഷണായിരുന്നോട്ടെ, നല്ല വരതി~ ഞാനിപ്പൊ ഇപ്പ ഈയൊരു എഴുന്നേറ്റ് നടക്ക്വാന്ന്ള്ള രീതീല് നല്ല രീതീല് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല പോഷകം, വെറുതെ ഒരു ചോറും കറീം കഴിക്കുന്നേനു പകരം നല്ല രീതീലുള്ളൊരു ഭക്ഷണം അത് എവിടുന്നായിക്കോട്ടെ, എന്തരായിക്കോട്ടേ, നമുക്ക് നിര്‍ദ്ദേശം എടുക്കാനാണിഷ്ടം ഒരാളുടെ കേട്ടോ അഞ്ജു ആ സമയത്ത് അത് പറയാതിരിക്കാന്‍ വയ്യ, മ്മളിപ്പം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

അതെയതെ. mask ക്കൊക്കെ ഉപയോഗിക്കന്ന ഏറ്റോം നല്ലതാട്ടോ. മ്മക്കേറ്റോം നല്‍~ ആഹ് ആരോഗ്യം നല്ല നമ്മക്കെപ്പഴും നമ്മളെന്തിനാ ജീവിക്കുന്നതല്ലേ, മ്മള് ആരോഗ്യത്തോടെ ജീവിക്കുകയല്ലേ അപ്പം. അപ്പ അതിനു വേണ്ടിട്ട് mask ക്കൊക്കെ ഇട്ന്നത് നല്ലതാട്ടൊ. mask ഇടാം

sanitizer use ചെയ്യാട്ടാ. sanitizer ഒക്കെ നല്ല രീതീല് ഉപയോഗിക്കണം. എന്നാലേ നമ്മക്കൊരു നമ്മ~ നമ്മടെ സുരക്ഷയല്ലേ, അപ്പ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കാണ്ട് പലപ്പോഴും എല്ലാരും പറയുന്ന കേക്കാം mask ഉപയോഗിക്കാന്‍ പറ്റുന്നില്ല, അത് ബയങ്കര കഷ്ടപ്പാടാണ്, ജലദോഷം വരാതിരിക്കുവാനിവര് പൊടിയടിച്ചാ തുമ്മല് വരാതിരിക്ക്വാ മ്മക്ക്, നമ്മള് ആരോഗ്യത്തോടെ ഇരിക്ക്വാ, ല്ലേ, അതില്ലേ നമ്മള് ഏറ്റോം പ്രധാനപ്പെട്ടത്, നമ്മള് ജീവിക്കുന്നതന്നെ നല്ല രീതീല് നല്ല രീതീല് ജോലി ചെയ്ത് നല്ല രീതീല് ആരോഗ്യത്തോടെ ജീവിക്കുക, ല്ലേ മ്മക്കെപ്പഴും. അതാരും മനസ്സിലാക്കാതെ പോവുന്ന്ണ്ട് ഇപ്പം. ശെരിക്കും പറഞ്ഞാല്. അതെ എനക്ക് എന്താ പറയാ, ചെറിയൊരു പൊടി അടിച്ചാല്‍ത്തന്നെ ജലദോഷം വരുന്ന ആളാണ്. പക്ഷെ, mask ഇട്ടേപ്പിന്നെ ആദ്യാദ്യെല്ലാം ഇങ്ങനെ കാണുമ്പൊ ഒരിദായിരിക്കും. mask ഇട്ടിട്ടെങ്ങനെയാ പുറത്ത് പോവാ. അതായത് just ഒരു എന്താ പറയാ, നമ്മളേ ഇട്ടിട്ട്ണ്ടാവുള്ളുന്നൊള്ള വിചാരത്തില് ഇങ്ങനെ നിക്കും. പക്ഷെ ഇപ്പം mask ഇടാണ്ട് പുറത്തേയ്ക്കേ എങ്ങീന്നില്ല. പൊടി വല്ലോണ്ടെങ്കില് വേഗം അടിച്ചുകേറി വേഗം ജലദോഷം അങ്ങനെ എന്തായാലും വരും, ജലദോഷം

പിന്നെ ഒരായത്തേയ്ക്കൊന്നും നോക്കണ്ട. ആഹ് അതുകൊണ്ട് പിന്നെ ഇപ്പന്തായാലും ശീലാക്കി. ഇപ്പ mask ഇടാണ്ട് പുറത്തീയ്യാന്‍ വേണ്ടീട്ട് പറ്റുന്നില്ല. ഇപ്പ തീര്‍ച്ചായിട്ടും mask ഇട്ടിട്ട് അവസ്ഥേല്ക്ക്, road ലെ പൊടീന്‍റെ ക്കെയ്ണ്ട് നമ്മടെ വീട്ടിപ്പോയാപ്പിന്നെ ആ പൊടിയൊ~ തുമ്മലിന്‍റെ തുമ്മലോട് തുമ്മലായിരിക്കും പിന്ന. അതെ. ഒന്നാമത് road പണി ഏർ എല്ലാം നടക്കുന്നയല്ലേ, അപ്പ നല്ല പൊടീയ്ണ്ട്. travel ചെയ്യുമ്പലും അഹ്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

~പ്പം എടയ്‌ക്കെടെയ്ക്ക് പനി വരും. എപ്പഴും ആശൂത്രീ പോവാന്നല്ല് മാത്രേള്ളു. കുഞ്ഞിമോളാര്ന്നു. ഇപ്പം അംഗന്‍വാടീ പഠിക്കുന്നെ. അപ്പ ആ സമയത്തിലൊക്കെ ആശൂത്രീലൊക്കെ പോണ സമയത്ത് full ന്താ പറയാ, എപ്പഴും mask ഇപ്പ മോളെടത്ത് mask ഉപയോഗിക്കും, ഇപ്പ അംഗന്‍വാടി പൂവാണെങ്കിലും mask ഉപയോഗിക്കും. അപ്പം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

നല്ല ഭക്ഷണാ. നല്ല നല്ല ഭക്ഷണല്ലേ ഇപ്പ അംഗന്‍വാടീല്. നമ്മള് പഠിക്കുമ്പോ ഇണ്ടായപോലെ ആ ഒരു ഇതേ അല്ല. എല്ലാം മാറീട്ട്ണ്ട്. അതെയതെ. ആഹ് അംഗന്‍വാടീലെ ഭക്ഷണം ഇപ്പ എന്‍റെ മോള് വന്നിട്ടേ എന്‍റേച്ചീടെ മോള് വന്നിട്ട് പറയും ഇവ്ട്ന്ന് ങ്ങനെ പറയാ, ആഹ് വ~ മുട്ട കിട്ടും, പാല് കിട്ടും എന്താ പറയാ, നല്ല നല്ല ഭക്ഷണം ശെരിക്ക് ഞാന്‍ ആ ഒരവസ്ഥ, മോളിങ്ങനെ വന്നിട്ട് പറഞ്ഞു, അവിടെ പോയാ സന്തോഷം, അവര് വീട്ടീന്നൊന്നും കഴിച്ചിട്ടേലും കൊഴപ്പൂല്ല, ഇല്ലേ, ഇപ്പഴത്തെ കുട്ടികക്ക് തന്നെ അറിയാ, biscuit അതിനൊക്കെ പകരം അംഗന്‍വാടീല് കൊടുക്കും, നല്ല രീതീല് ഭക്ഷ~ ഉച്ചയ്ക്ക് നല്ല രീതീല് ചോറ്, പണ്ടൊക്കെ കഞ്ഞീം പയറും മാത്രേയിരുന്നു മ്മക്ക് ല്ലേ, ഇപ്പോ നല്ലൊരു പാങ്ങനെ പച്ചക്കറി കൊടുക്ക്ന്ന്ണ്ട്, ഉപ്പേരി ആയാലും ശരി, മറ്റു രീതീല് പച്ചക്കറി കൊടുക്ക്ന്ന്ണ്ട്, പാല് കൊടുക്കണ്ണ്ട്, മുട്ട, പഴം ഒരുപാട് കാര്യങ്ങള് കൊടുക്ക്ന്ന്ണ്ട്. ഞാന്‍ ശെരിക്കും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

മറ്റേ ഗര്‍ഭിണിയായിട്ടിള്ളവര്ക്ക് ഏഴാം മാസത്തിലെല്ലാം ഇങ്ങനെ അമൃതം പൊടിയെല്ലാം കൊടുക്കുന്നില്ലേ? അതെ അംഗന്‍വാടീന്നല്ലേ തന്റെ കിട്ടീരുന്നു നോകാം അതെയതെ, നല്ല രീതീല് അ~ അവര്ക്ക് അവര് സി~ അഹ് ന്താ പറയാ, വന്നിട്ട് ഓരോ ദീവസം ആശാ വര്‍ക്കര്‍മാര്, അവരുടെ ആരോഗ്യം വല്ല പൊതുവെ ആശൂത്രീ പോയാ doctors മാത്രാണ് അവരുടെ ആരോഗ്യെല്ലാം ശ്രദ്ധിക്ക്വ. അതിപ്പം അംഗന്‍വാടീലൊക്കെ അവര് വന്ന് അംഗന്‍വാടി ടീച്ചറൊക്കെ വിളിച്ചോയ്ക്കും, എന്തൊക്കെ ഭക്ഷണം കഴിക്ക്ന്ന്ണ്ട്, അതിന്‍റെ list ഒക്കെ എഴുതി കൊടുക്കും അവര്ക്ക്. അവര് book പോലെ എഴിതീട്ട്ണ്ടാവും എന്‍റെ ഏച്ചിക്കൊക്കെ അങ്ങനെ തന്നായിരുന്നു book പോലെ അതിലിങ്ങനെ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു, എന്തൊക്കെ ഭക്ഷണം വേണം, അല്ലെ വെളിച്ചെണ്ണ കൊടുക്കും, അതുപോലെ ന്താ കൊടുക്കുക, വെളിച്ചെണ്ണേണ്ടാര്ന്നു. പിന്ന അതന്നെ അമൃതം പൊടി, പറേണ വെളിച്ചെണ്ണ അമൃതം പൊടി, പിന്നെ ഗോതമ്പ്‌ പൊടിയൊക്കെ കൊടുക്കേരുന്നു. ഗോതമ്പിന്‍റെ, ഗോതമ്പില്ലേ പൊടിക്കാടന്ന ഗോതമ്പ്‌ കൊടുക്കേരുന്നു. അതൊക്കെ നേക്ക് കിട്ടീട്ട്ണ്ടാരുന്നു. വെളിച്ചെണ്ണൊക്കെ കൊടുക്കും. അതവര് ആരോഗ്യം സംരക്ഷ~ പണ്ടൊക്കെ ആശൂത്രീലല്ലേ ആരോഗ്യം നോക്ക്വ ~ക്ഷെ ഇപ്പ ആശൂത്രീ പോവാതിരിക്കാനെങ്ങനെ നോക്കുമെന്നത് അംഗന്‍വാടികളായാലും, പല സ്ഥലത്ത് ഇപ്പ നമ്മ~ ഇപ്പ പ്രധാനപ്പെട്ട corona യ്ക്ക് ശേഷം ശെരിക്ക് അനക്ക് തോന്നുന്നത്, നമ്മടെ ആരോഗ്യം നിലനിര്‍ത്താന്‍ എങ്ങനൊക്കെ ഏതൊക്കെ സ്ഥാപനത്തിന് നിര്‍ത്തുന്നോ ല്ലേ പണ്ടൊക്കെ office ന്നൊക്കെ പ~ ന്നൊരു വാ~ പണിയെടുക്കുന്നേടത്തെന്താ, ഇങ്ങനെ വെള്ളം കുടിക്കാന്‍ പറ്റില്ല, അവര് ആ പണി ചെയ്താല്‍ മാത്രേ കര്‍ശ~ അത് നിയന്ത്രണം പോലെര്ന്നു അത്. ഇപ്പം അതെല്ലാരുടേം ആരോഗ്യാണ് എല്ലാരും എല്ലാരും പ്രധാനം ചെയ്യുന്നത്, ല്ലേ, മ്മളെക്കൂട്ടീട്ട്.

എങ്ങ~ നമ്മള് വ്യക്തിശുചിത്വം എന്തായാലും എല്ലാം നോക്ക്ന്ന്ണ്ടല്ലൊ. അതെയതെ രാ~ ആഹ് അല്ലേല് പൊതുവെ ന്താ പറയാ, നമ്മളൊക്കെ കുളിക്കാണ്ടൊക്കെ വീട്ടീന്നിറങ്ങുന്നത് ഇപ്പം കുളിച്ച് കാലൊക്കെ കഴുകി മാത്രേ ഇപ്പ ആ corona യ്ക്ക് ശേഷം ഒരുപാട് മാറ്റം വന്നിട്ട്ണ്ട് നമ്മള് നമ്മടെ ദിനചര്യത്തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മള് നല്ല രീതീലൊരു ഒരു ചിട്ട വന്നിട്ടുണ്ട് ശെരിക്കും പറഞ്ഞാ നമ്മടെ ജീവിതത്തിലേക്ക് കുളിക്കുക,

ആഹ് പുറത്തെല്ലാം പോയിട്ട് വന്നാലേ കുളിക്കാണ്ട് എന്തായാലും ഉള്ളില് കേറൂ. അതെ. കാല് കഴുകീട്ട് കേറാന്‍ പാടില്ല, പണ്ടൊക്കെങ്ങനെയാ നേരെ ഇപ്പൊരു കൈ കഴുകണ ബ~ ഏർ പക്ഷെ പണ്ട് കല്യാണവീട്ടിലൊക്കെ പോയിക്കഴിഞ്ഞാല് ഇപ്പളും ഓര്‍മ്മേണ്ട്, ഞാനൊന്നും കൈ കഴുകാറില്ല, ഭക്ഷണം കഴിക്കുന്നതിനു മുന്നെ. എനക്കെന്താന്നറിയില്ല ആഹ് കയിക്കണയിന് മുമ്പേ എന്തായാലും കൈ കഴുകണന്ന് നിര്‍ബന്ധാ. പക്ഷെ ചെല സ്ഥലത്ത് സാഹചര്യനുസരിച്ച് കിട്ടാറില്ല.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 കല്യാണത്തിനു പോയി ഭക്ഷണം കയിച്ചായില്ലേ, കല്യാണം ഭക്ഷണോക്കെ കയിച്ച്കയിഞ്ഞ് ചോയിക്കുവാര്ന്ന് എവിടെ കൈ കഴുകണേന്ന്. അത്രപോലും നമ്മള് കൈ കഴുകാണ്ടാര്ന്ന് ഇരിക്കല്‍. ഇപ്പ പൊതു മിക്ക ആള്‍ക്കാരൊക്കെ. അല്ലെങ്കിലെന്ത് ചെയ്യും, ആ എലയൊക്കെ വച്ചുകയിഞ്ഞിട്ട് അവടൊരു glass ല് വെള്ളോക്കെ തരില്ലേ, ആ സമയത്താര്ക്കും നമ്മക്ക് കൈയിലൊക്കെ ങ്ങനെ വെള്ളം തര്വ, അല്ലേ, ന്നിട്ടതു വച്ചിട്ടൊക്കെ ഞാന്‍ കൈ കഴുകീട്ട്ണ്ട്. ഇപ്പ പക്ഷെ, കൊ~ ആ ഒരുപാട് ഇപ്പത്തെ ഒരു കാര്യം വച്ച് നോക്കുമ്പോ എല്ലാം ആൾക്കാന്‍റേം അഹ് ഏർ മിക്കവര് അവ~ എല്ലാ മനുഷ്യന്മാര്‍ക്കും ന്ന് പറയാം, എല്ലാ ആൾക്കാരും അവര്ക്ക് പേടി വന്നോടങ്ങി. നമ്മള്ടെ ആരോഗ്യത്തിനെ കുറിച്ച്, അല്ലേ, സത്യം പറഞ്ഞാ ആരോഗ്യത്തെ കുറിച്ച് കുഞ്ഞു മക്കളായാലും ശരി വല്യവരായാലും ശരി പ്രായമുള്ളവര്‍ക്കൊക്കെ ഒ~ നല്ല പേടിയായി. ഇപ്പ അവര് കൈയൊക്കെ കഴുകി നല്ല രീതീല് വെള്ളോക്കെ കുടിച്ചിട്ട് കാലൊക്കെ കഴുകീട്ട് ഇപ്പം വീട്ടിലൊക്കെ കേറുന്നുള്ളൂ ഇപ്പം. ആഹ് ഇപ്പ അങ്ങത്തന്നെയാന്നല്ലാ. മുമ്പെയെല്ലാം എന്ന പറയാ, പഴേ വീട്ള്ള സമയത്തെല്ലാം ഈ കേറുമ്പത്തന്നെ വീട്ടില് മുന്നിലെ കിണ്ടീല് വെള്ളം വക്കലില്ലേ?

ആഹ് ഇപ്പ അതാദ്യം ശീലം തുടങ്ങ്ന്ന്ണ്ട്. നല്ലോണത്.

ആഹ് സുഖം. അതേല്ലേ. അച്~ അച്ഛനുമമ്മേക്കെ എന്ത് പറേന്ന്?

~ക്കെ ശ്രദ്ധിക്ക, അല്ലെങ്കി വെള്ളം കുടിക്ക നല്ല നല്ല ഭക്ഷണം കഴിക്കുക, ക്ട്ടാ?

ശരി എന്നാല്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുഗൾ ചക്രര്‍~ ചക്രവർത്തി ആയ അക്ബറിനെ കുറിച്ചാണ്. മുഗൾ സാമ്രാജ്യത്തിന്‍റെ മൂന്നാമത്തെ രാജാവാണ് ജലാൽ ദിൻ മുഹമ്മദ് അക്ബർ. മഹാനായ അക്ബർ എന്നും അറിയപ്പെടുന്നു. ഹുമയൂണിന്‍റെ പുത്രൻ ആയിരുന്ന അക്ബർ തന്‍റെ പിതാവിനെ പിന്തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറു മുതൽ ആയിരത്തിഅറുനൂറ്റി അഞ്ചു വരെ അദ്ദേഹം സാമ്രാജ്യം ഭരിച്ചു. അക്ബറിനു മുമ്പുള്ള ബാബര്‍ ഹുമയൂൺ എന്നീ ചക്രവർത്തിമാർക്ക് യുദ്ധങ്ങൾ നടത്തി സാമ്രാജ്യം സ്ഥാപിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളു. എന്നാൽ സാമ്രാജ്യത്തിൽ ശക്തമായ ഒരു ഭരണക്രമം സ്ഥാപിച്ചത് അക്ബർ ആണ്. അതുകൊണ്ട് മുഗൾ സാമ്രാജ്യത്തിന്‍റെ മഹാ ശില്പി എന്നാണ് അക്ബർ അറിയപ്പെട്ടിരുന്നത്. അക്ബറിന്‍റെ കാലത്താണ് മുഗൾ സാമ്രാജ്യം അതിന്‍റെ പരമോന്നതിയിൽ എത്തിയത്. ആദ്യകാലം പേർഷ്യയോട് പരാ~ പരാജയപ്പെട്ട് പാലായനം ചെയ്ത ഹുമയൂണിന്‍റെ പ്രവാസ കാലത്താണ് അക്ബർ ജനിച്ചത്. അബ് അൽഫത്ത് ജലാൽ അൽ ദിൻ മുഹമ്മദ് അക്ബർ എന്നായിരുന്നു പൂർണമായ പേര്. ഹുമയൂൺ തന്‍റെ പുത്രന് ആദ്യം നൽകിയ പേർ ബഹ്‌റുദ്ധീൻ മുഹമ്മദ് അക്ബർ എന്നായിരുന്നു. അക്ബർ ദെൻ പട്ടണത്തിലെ ഒരു കൊച്ചുവീട്ടിൽ ആണ് ആയിരത്തിതൊള്ളാ~ ആയിരത്തിയഞ്ഞൂട്ടി നാല്പത്തി മൂന്ന് ജൂലൈ വരെ മാതാവിനൊത്ത് താമസിച്ചത്. കാണ്ഡഹാറിൽ എത്തിയ ഹുമയൂണിന് അനുജനായി അസ്കരിയോ ശത്രുത മൂലം അക്ബര്‍ അവിടെ~ അക്ബറിനെ അവിടെ ഉപദേ~ ഉപേക്ഷിച്ച് ഹമീദയോടൊപ്പം രക്ഷപ്പെടേണ്ടി വന്നു. പക്ഷെ അസ്‌കാരിയുടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്‍റെ ഭാര്യ സുൽത്താന ബീഗത്തിന്‍റെ വാത്സല്യ പാത്രമാകാൻ അക്ബറിനു കഴിഞ്ഞു.

ഹുമയൂണിന് പെട്ടെന്നുണ്ടായ രോഗബാധ ശത്രുക്കൾ നല്ലൊരു അവസരമായി കരുതി. സഹോദരനായ കമ്രാൻ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറിൽ കാബൂൾ പിടിച്ചെടുത്ത് ജലാലുദ്ധീൻ അക്ബറെ തടവിലാക്കി. എങ്കിലും ആയിരത്തിയഞ്ഞൂറ്റി എൺപത്തിൽ ഹുമയൂൺ പുത്രനെ വീണ്ടെടുത്തു. ഹുമയൂൺ അപകടത്തിൽ പെട്ട് മരിച്ചതോടെ ജലാലുദ്ധീൻ അക്ബർ പതിനാലാമത്തെ വയസ്സിൽ ആയിരത്തിയഞ്ഞൂറ്റി അമ്പത്തിയാറ്‌ ഫെബ്രുവരി പതിനാലിന് ഡൽഹി ചക്രവർത്തിയായി അധികാരം ഏറ്റു. ഈ സമയത്ത് കാബൂളിലെ മുകൾ പ്രതിനിധിയും അക്ബറുടെ അർദ്ധസഹോദരനും ആയിരുന്ന മുഹമ്മദ് ഹക്കിം മിർസ അക്ബറെ അംഗീകരിക്കാതെ അഫ്ഘാനിസ്താനിലെ പ്രദേശങ്ങളുടെ നിയന്ത്രണം സ്വന്തമാക്കി. ഈ അവസരം മുതലെടുത്ത് ഇറാനിലെ കപ്പലുകൾ കീഴിൽ ആയിരത്തിയഞ്ഞൂറ്റി എമ്പത്തിയെട്ടിൽ കണ്ഡഹാർ കയ്യടക്കി. ഇതിനു ശേഷം കണ്ഡഹാറും തെക്കൻ അഫ്ഘാനിസ്താനും ആയിരത്തിയഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചു വരേക്കും കപ്പലുകളുടെ കീഴിൽ ആയിരുന്നു. മുഗൾ ഭരണാധികാരികളുടെ തമ്മിൽ അടി മുതൽ എടുത്ത്, നേതാവ് അബ്ദുലാബിൻ വടക്കൻ അഫ്ഘാനിസ്ഥാനും, ആയിരത്തിയഞ്ഞൂറ്റി അറുപതിൽ കയ്യടക്കി. സാമ്രാജ്യവികാസനം

ആദ്യം കൂട്ടാക്കിയില്ല. തൻമൂലം അക്ബര്‍ക്ക് ഏതാണ്ട് ജീവിതകാലം മുഴുവൻ തന്നെ യുദ്ധത്തിൽ ഏർപെടേണ്ടി വന്നു. അക്ബര്‍ക്ക് ആദ്യം നേരിടേണ്ടി വന്നത് ആദിര്‍ഷാ സൂരിന്‍റെ മന്ത്രിയായിരുന്ന ഹിമുവിനെ ആയിരുന്നു. ആഗ്രയും ഡൽഹിയും പിടിച്ചെടുത്ത് ഹിമു ഇതിനകം തന്നെ വിക്രമാദിത്യൻ എന്ന പേര് സ്വികരിച്ചിരുന്നു. ബൈരം ഖാനോടൊത് അക്ബർ ശത്രുസങ്കേതത്തിൽ എത്തുകയും. ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത്തിയാറ്‌ നവംബർ അഞ്ചിനു പിറന്ന രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ശത്രുവിനെ വധിക്കുകയും ചെയ്തു. ഡൽഹിയും ആഗ്രയും അതോടെ അക്ബർക്ക് അധീനമായി. എതിര്‍ക്കുന്ന സിക്കന്ദർസൂറും അക്ബർക്കു കിഴടങ്ങി. വെച്ചു തന്നെ അക്ബർ പതിനഞ്ചാം വയസ്സിൽ പിതൃ സഹോദരന്‍റെ പുത്രിയെ വിവാഹം ചെയ്തു. ഈ കാലത്താണ് അക്ബറിന്‍റെ വിദ്യാഭാസത്തിനു വേണ്ടി മീര്‍ അബ്ദുൽ ലത്തീഫ് എന്ന പേർഷ്യൻ പണ്ഡിതൻ നിയമിതനായത്. സർവ്വരോടും സഹിഷ്ണുത എന്ന നൂതനാശയം അക്ബറിൽ പകർന്നത് ഈ ഗുരുനാഥൻ ആയിരുന്നു. സകല മതങ്ങളുടെയും അടിസ്ഥാന പ്രമാണം ഒന്ന് തന്നെ എന്നും അക്ബർ

ബൈരം ഖാന്‍റെ സ്വാധീനത ആയിരത്തിഅഞ്ഞൂറ്റി അറുപതു വരെ നിലനിന്നു. ഇതിനിടയ്ക്ക് ഗ്വാളിയർ, അജ്മീർ, ജാൻപൂർ എന്നീ പ്രദേശങ്ങൾ അക്ബർ അധീനമാക്കി. അക്ബറിന്‍റെ രാഷ്ട്രീയജീവിതം കരുത്തുയർത്തിക്കുന്നതില്‍ ബൈരം ഖാന്‍ പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്‍റെ സ്വേച്ഛാധികാര മോഹത്തിൽ അക്ബർ അസ~ അസന്തുഷ്ടൻ ആയിരുന്നു. ആയിരത്തിഅഞ്ഞൂറ്റി അറുപതിൽ ബൈരം ഖാനെ തീർത്ഥാടനത്തിനായി മക്കയിലേക്ക് യാത്രയാക്കി. ബൈരം ഖാന്‍റെ പുത്രനായ അബ്ദു റഹീം ഔദ്യോഗിക പദവി നൽകി അക്ബർ ബഹുമാനിച്ചു. ബൈരം ഖാനിൽ നിന്നും മറ്റു സ്വന്തക്കാരിൽ നിന്നും ഭരണം സ്വതന്ത്രമായി ഏറ്റെടുത്ത അക്ബർ സുരികൾക്കും അഫ്ഘാനികൾക്കും അയൽ രാജ്യങ്ങൾ ആയ മാൾവ ഖോണ്ടൊന്ന എന്നിവക്ക് എതിരെ സൈനീക ആക്രമണം നടത്തി. അക്ബറിന്‍റെ ഒരു വലിയ വിജയം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്നിൽ മാൾവ കിഴടക്കിയതാണ്. യുദ്ധത്തടവുകാരെ അടിമകൾ ആക്കുന്നതിനു ഇദ്ദേഹം കർശനമായി തടന്നത് ഈ യുദ്ധത്തോടെ ആണ്. മാത്രം അല്ല തീർത്ഥാടക ദിവസം എത്തിയിരുന്ന നികുതിയും അതെ തുടർന്ന് ജെസിയ എന്ന നികുതിയും അക്ബർ അവസാനിപ്പിച്ചു. അക്കൊല്ലം തന്നെ ജയ്‌പൂർ രാജാവായ രാജ ബിഹാരി മല്ലന്‍റെ പുത്രിയെ അക്ബർ വിവാഹം ചെയ്തു. ജഹാൻഗീറിന്‍റെ മാതാവായ ഈ സ്ത്രീ മറിയം സമാനീ എന്ന പേരിൽ ഇസ്ലാം മതം സ്വികരിച്ചു. ഇതെ കാലഘട്ടത്തിലാണ് പ്രസിദ്ധ ഗായകൻ ആയ താന്‍സനെ ചക്രവർത്തി കണ്ടെത്തിയത്. ഹക്കിമും ചേർന്നു നടത്തിയ അട്ടിമറി ശ്രമങ്ങളേ പരാജപ്പെടുത്തി അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിൽ സിസോദിയയുടെ തലസ്ഥാനം ആയ ചിത്തോടും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊമ്പതിൽ രാംഥദോടും കിഴടക്കി. സ്രാ~ സാമ്രാജ്യ ആണ് രാജ്യ ധർമ്മം എന്ന വിശ്വാസത്തെ അക്ബർ തികച്ചും മാനിച്ചു. രാജ്യവും തുടർന്നു ഖോണ്ടനായും ഇന്നത്തെ മധ്യ പ്രദേശിന്‍റെ വടക്കു പ്രദേശങ്ങൾ ഇദ്ദേഹം കിഴടക്കി. ഒരു വമ്പിച്ച യുദ്ധത്തിൽ രാജ രാജാമാതാവായ റാണി ദുർഗാവധിയും കൊല്ലപ്പെട്ടു. ഇദ്ദേഹത്തിന്‍റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ച് ഇദ്ദേഹത്തിന്‍റെ ലഹളയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചിൽ ആഗ്രാകോട്ടയുടെ പണി ആരംഭിക്കുവാൻ പ്രചോദനമായത്. മണിപ്പൂർ യുദ്ധത്തിൽ ഈ ലഹളയ്ക്ക് ഒരുങ്ങിയവരെ തീർത്തും നശിപ്പിക്കുവാൻ അക്ബർക്ക് കഴിഞ്ഞു.